ഹലോ സ്കൂളിന്നു വിളിക്കാ

ആ പിന്നെ ഇങ്ങളെ പേര് അഹമ്മദ് കുട്ടി എന്നല്ലേ

മ്ഹ് നിങ്ങളെ മോന്റെ പേരാണോ ഈ ഷഫ്ന

ആ അതേ നാല് വയസ്സ് ആയോരു സെൻസസിന്റെ വിവരം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങടെ മോളെ ഈ ഗവൺമെന്റ് നമ്മുടെ സ്കൂളേക്ക് ചേർക്കാനുള്ള ഒരു നടപടിയുമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്

ഇല്ല ഞങ്ങള് കുട്ടി നാല് വയസ്സായിട്ടുള്ളൂ ഒരു അഞ്ചു വയസ്സ് അഞ്ചര വയസ്സായിട്ട് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത് മ്ഹ് അങ്ങനെ അ ആ അപ്പോ താ ഓ അത് പറഞ്ഞാല് പറ്റില്ല അവരുടെ സർക്കാറിന്റെ കീഴിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭയാസം കൊടുക്കണ്ട രീതിയില് തന്നെ ഏറ്റവും കുറഞ്ഞ വയസ്സ് നാല് മുതലാണ് നാല് വയസ്സ് മുതലാണ് വിദ്യാർഥിനിക്ക്

ആ ഞങ്ങള് ഒരു ഗവൺമെന്റ് ചേർത്താനും ആഗ്രഹിക്കുന്നില്ല ഇംഗ്ലീഷ് മീഡിയത്തി

ചേർത്താനാണ് ഓളെ ഉമ്മ ഒക്കെ പറയുന്നത് ഏയ് ഇംഗ്ലീഷ് മീഡിയത്തി ചേർക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഗവൺമെന്റ് സ്കൂളുകൾ തന്നെ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹിന്ദി ഉറുദു അങ്ങനെയുള്ള ഓരോ വിദ്യാഭ്യാസ സംവിധാ ഓരോ വിദ്യാഭ്യാസ നിരന്തരമായിട്ടുള്ള ഇപ്പോ സൺ ഡേയ് അധ്യാപകർ പടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ഈ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പറയുമ്പോ ഫുൾ കളിയായിക്കു അപ്പോ ഇംഗ്ലീഷ് മീഡിയത്തില് പടിച്ചാല് രണ്ടക്ഷരം പടയുമല്ലോ അതിക്ക് ചേർക്കണതല്ലേ നല്ലത് അതേ നിങ്ങള് ചിന്തിക്കുന്നത് പോലെ ഒന്നും അല്ല അതായത് അവസ്ഥ അവിടെ പ്രൈവറ്റ് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പഴയെ പഴയെ വളരെ വളരെ രീതിയില് സാമ്പത്തിക പ്രതിസന്ധി നേരിടും നിങ്ങൾ അത് മാത്രവുമല്ല ഗവേൺമെന്റ് സ്കൂളുകളിൽ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നേരിടേണ്ട ആവശ്യമില്ല പിന്നെ പിന്നെ ഇവിടെ ലാബുകളുണ്ട് കമ്പ്യൂട്ടറുകൾ ഉണ്ട് ഫുൾ

ഇതിലും ഉഷാറായിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ടല്ലോ ഞമ്മക്ക് കായി നിങ്ങളീ പ്രശ്നമായിട്ട് ഇങ്ങള് കാണും കായ് ഞമ്മക്ക് പ്രശ്നമില്ല വിഷയമില്ല അപ്പോ ഞമ്മള് കായ് ഉള്ളോല് ഇങ്ങനെ പടിപ്പിച്ചോട്ടെ അതിനെന്താ പ്രശ്നം ഞമ്മളെ കുട്ടീനെ ഇങ്ങള് ഗവൺമെന്റ് ല് ചേർക്കാനാഗ്രഹിക്കുന്നില്ല നിങ്ങളിങ്ങനെ വിളിച്ചു ബുദ്ധി മുട്ടിചാലോ ഹലോ അതങ്ങനയല്ല ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ആ കേളക്കുന്നുണ്ട് കേളക്കുന്നുണ്ട്

വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മലയാള മാതൃഭാഷ ആയ മലയാളത്തെ തന്നെ മറക്കുന്ന ഒരുസാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്ഇ ങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമ്മൾ മെയിനായിട്ട് താങ്കളെ വിളിച്ചത് നിങ്ങളുടെ മക്കളെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ ചേർത്തണമെന്ന് തന്നെ ആണ് ഗവൺമെന്റ് ന്റെ ഒരു നിർദ്ദേശം ഇന്റെ നിർദ്ദേശം അത് തന്നെ ആണ് അതിനെ കുറിച്ച് സംസാരിക്കാനാണ് താങ്കൾക്കു ആ ഗവൺമെന്റ് ചേർക്കണത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നന്നായി പടിപ്പിക്കണം നമ്മക്ക് അതിലാണ് ആശങ്ക. കുട്ടികൾക്ക് ഇംഗ്ലീഷ് പടിയൂലെ എന്നുള്ളതാണ് ഗവൺമെന്റ് സ്കൂളില് ചേർക്ക് ചേർക്കുമ്പോ ഞമ്മക്ക് ഉള്ള പ്രശ്നം മ്ഹ് അതല്ലേ സ്കൂളുകളിൽ സംസാരിക്കുന്നതിനേക്കാൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിങ്ങള് വിചാരിക്കുന്നതിനെക്കാള് ഫസിലിറ്റീസ് ഉണ്ട് ഹലോ അല്ല അത് മാത്രമല്ല അത്യാവശ്യമായ കുട്ടികൾക്ക് വേണ്ട സൌകര്യങ്ങളും ഗവൺമെന്റ് സ്കൂളുകളില് ഇപ്പോൾ സര്ക്കാർ നിർമിച്ചിട്ടുണ്ട് ആ അതൊക്കെ ശരി തന്നെയാണ് അതൊന്നും ഇപ്പോ ഇല്ല

നല്ല വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തെ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടി നല്കുന്നത് നിങ്ങളവിടെ സെറ്റ് അപ്പ് അങ്ങാനാണോ

ഓ അപ്പോ താങ്കൾ നന്നായി കുട്ടികളെ പടിപ്പിക്കുന്നുണ്ടാകും അല്ലേ

ഓ കെ ഓ കെ തീർച്ചയായും ഉറപ്പ്

ഹ്ം പിന്നെ എന്നാൽ താങ്കൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ

ആ എന്നാ ശരി നന്ദി